ഒരു സ്കൂള് പോലെ ഒരു വലിയ ബിൽഡിംഗാണ് നമ്മൾ ഇവിടെ കാണുന്നത്.

അസ്തമിക്കുന്ന സൂര്യനും ഇരുട്ട് പകരുന്ന ഭൂമിയെയും പോലെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്.

കായലിന്റെയോ നദിയുടെയോ തീരം പോലെ ഒരു തുറമുഖം അല്ലെങ്കിൽ ഒരു തീരം പോലെ ഒള്ളൊരു ഏഹ് വഴിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.

ഒരു വലിയ ബിൽഡിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.

ഇതിൻ്റെ ഫ് മ് ആ മുൻവശത്തായി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്.

അയിന്റെ സൈഡിലായി ഒരു വലിയ സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.